ആഹ് നമുക്ക് കാലാവസ്ഥയെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ?

ഇവിടിപ്പോ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്, ഇപ്പം തണുപ്പ് സ തണുപ്പ് വരേണ്ട സമയമാണോ ശരിക്കും? അതെ ഡിസംബറ് പതിനൊന്നാ. ആഹ് ഈ അപ്പം തണുപ്പ് വരേണ്ട സമയം തന്നയാണ്.

അപ്പം നമ്മുടെ ഇപ്പഴത്തെ കാലാവസ്ഥ രീതികളെല്ലാം ശരിയാണെന്ന് തോന്നാറുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം?

മഴയും, വെയിലും ഒക്കെ പണ്ടൊക്കെ ജൂൺ ഒന്നെന്ന് പറയുമ്പോ സ്കൂൾ തുറക്കുന്ന ദിവസം കറക്റ്റ് ആ ഡേറ്റിന് തന്നെ മഴപെയ്യും. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. എപ്പോ വേണമെങ്കിലും കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും മാറാം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാലാവസ്ത്ഥ വ്യതിയാനം എന് ഉണ്ടാകുന്നത് താങ്കൾക്കറിയുമോ? ആഹ് എന്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്?

അത് പ്രകൃതിയുടെ നമ്മള് ഇപ്പൊ എല്ലാം മനുഷ്യർ ഉം മ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ബിൽഡിങ്ങുകളൊക്കെ പണിയല്ലേ. തീർച്ചയായും അത് തന്നെയാണ്. നമ്മളെന്താണ് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാണ് അല്ലെ? അതുകൊണ്ടാണല്ലോ അതുകൊണ്ടതായിരിക്കാം എന്നല്ല അതുകൊണ്ട്‌, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അതെ, അതെ, അതെ. അതുകൊണ്ടായിരിക്കാം ഇനങ്ങനെയൊക്കെ സംഭവിക്കുന്നത് . പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടിരിക്കും. ഹലോ കേൾക്കാൻ കഴിയുന്നില്ലേ? ഹലോ കഴിയുന്നുണ്ടല്ലോ, കേക്കുന്നുണ്ട്. ആഹ് അപ്പം താങ്കൾക്കെന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇങ്ങനെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നതുകൊണ്ട്. കാലാ മരങ്ങൾ വെട്ടി ഒരു മ മരം വെട്ടുമ്പോൾ ഒരു മരം നടണം അതാണ് എനിക്ക് പറയാനുള്ളത്.

അതുപോലെ പപ്ലാ ഏം പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുക പ്ലാസ്റ്റിക്കുകൾ സംസ്കരിക്കാൻ വേറെ മാർഗ്ഗങ്ങൾ നോക്കുക. തീർച്ചയായും ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ഏഹ് കാലാവസ്ഥയിലും ആ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ?

അപ്പം ഏഹ് താങ്കൾക്കെന്താണ് ഇതിന് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നത്? പ്രതിവിധി എന്താണ്? ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് അത് സംസ്കരിക്കാനായിട്ട് ഉം അല്ലാതെ സംസ്കരിക്കും അല്ലാതെ കൊണ്ടോയി കളയോ, കത്തിക്കുകയോ ചെയ്യാറില്ല. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് അങ്ങനെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ

അവരെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ എല്ലാവരേം ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുമാത്രമല്ല നമ്മള് ഈ വാഹനങ്ങളുടെ ഉപയോഗം കാരണവും പ്രകൃതിക്കത് ഒരുപാട് പ്രശ്നനങ്ങളിണ്ടാവുന്നുണ്ട്. അത് കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് പറയുന്നു? ഉണ്ടാകുന്നുണ്ട് അത് ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമുക്ക് വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ? ഈ നമക്ക് ഇപ്പം ആ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് പണ്ടൊക്കെ ഓ ഒരു വാഹനം ഉള്ളതെന്ന് പറഞ്ഞാ വളരെ അപൂർവ്വം ആൾക്കാരിലായിരുന്നു.

ഇപ്പം എല്ലാ വീടുകളിലും ഒന്നും രണ്ടും വാഹനങ്ങൾ വീതമുണ്ട്.

അതിന് ഒരു പ്രതിവിധിയും ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഉടനെയൊന്നും ചെയ്യാൻ പറ്റോന്ന് വാഹനം ഓടിക്കാതിരിക്കാൻ ഇപ്പൊ ഒരു വീട്ടിൽ ഏഹ് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തായിരിക്കും ജോലിക്ക് പോകുന്നത്. അവർക്കിപ്പോ വാഹനം എടുക്കാതിരിക്കാൻ പറ്റോ? പറ്റില്ല. അതിപ്പോൾ നമക്ക് മറ്റ് ഏഹ് മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് ട്രെയിനുണ്ട്, ബസുകളുണ്ട് ഇങ്ങനത്തെ വേ വാഹനങ്ങളിലൊക്കെ പോയി പോയാൽ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാത്തില്ലേ? അത് ഉണ്ടാവും, അങ്ങനെ പോവാൻ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പോവും അഹ് പോവുന്നത് നല്ലതാണ്. അപ്പം അ അപ്പോ ഈ വായു മലി മലിനീകരണം കുറയത്തില്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റത്തില്ലേ അത് അതിലൂടെ നമക്ക് ഈ ഒരുപാട് മാറ്റങ്ങൾ ഇണ്ടാവത്തില്ലേ? അപ്പൊ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്?

അത് പക്ഷെ ഏഹ് ഇപ്പൊ ഉടനെ തന്നെ ഇനി അങ്ങനെ ഉള്ള ഒരു ഏഹ് ആൾക്കാര് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങള് നമ്മുടെ ഗവർമെന്റ് പിന്നെ ഇപ്പൊ ട്രെയിന് പിന്നെ ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ട്രെയിൻ കിട്ടത്തില്ലല്ലോ. അല്ലെങ്കി എല്ലാവർക്കും ബസ് ഇപ്പൊ സൗകര്യം അനുസരിച്ച് ഉള്ള വാഹനങ്ങളല്ലേ അവര് മേടിച്ചിട്ടേക്കുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ.

അത് ഭാവി തലമുറയെ ഇതുപോലെ പിന്നേ പുഴകളെല്ലാം വറ്റി വരണ്ട് ഏഹ് പിന്നെ നല്ല ശുദ്ധവായു കിട്ടാത്ത അവസ്ഥ വരും, അങ്ങനെ